range ഇല്ലായിട്ട് ഞാനിങ്ങോട്ട് ജിയോൻറ്റാത്തേക്ക് port എയ്‌തതാ.

ഇപ്പോളൊന്നും പ്രശ്നം ഇല്ല, net ന് ഭയങ്കര പ്രശ്നോണ്.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 ~ഷ്ടം പോലൊണ്ട് കല്ലുമ്മക്കായി, അച്ചപ്പം, ഊത്തപ്പം അത് ഇത്

അതന്നെയാ പണി. നിന്നോട് ഞാൻ പറയില്ലേ റെജില, റെജില വരുമ്പോ.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

ആഹ് ഈ film മില് പോലെ നടക്ക് ഇള്ള film കേറ്റീട്ടോ ഇരുന്ന് കണ്ട് തീർക്കാൻ സമയൊണ്ടോവോ~ ~വട്ട ഓളൊന്നും കാണോന്നൂല്ല എന്താ ചെയ്യാറിയാ? സിനിമ ഓള് പത്ത് minute കൊണ്ട് കാണും. അടിച്ചടിച്ചടിച്ച് കാണും. അഞ്ചെണ്ണാലും കേറ്റിറ്റോം. ഇത് അഞ്ചും കണ്ടിട്ട് തിരിച്ച് കൊണ്ടെരും. ഈനും മാത്രം space എല്ലാം ഉണ്ട്, ഇതെന്നല്ലേ പണി. വെരുവാ, കേറ്റാ കണ്ടവാത് delete എയ്യും അടുത്തെസം വെരും.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

നല്ല നല്ല സിനിമയാന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രേ എടുക്കു. അല്ലാണ്ട് ഇവടെ ഇല്ല അയിന്‍റുല്ലാ ല്ലാ എട്ത്തിട്ട് വരട്ടേന്ന് ആഹ് ഉം ഞാനങ്ങനെ കൊറേ സിനിമ കണ്ട് തീര്‍ത്തിട്ടല്ലേള്ളു മറ്റേ nineteen ന്ന് പറഞ്ഞിട്ട്.

രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂര്‍ അങ്ങനേള്ള സി~

നീ ന്നാ നമ്മക്ക് tour പോകുന്നോ, ജിഷ്ണുനെ ചൂടാക്കാ എടാ നമ്മക്ക് ക്യാ~ ഏർ ഏടെ പോന്നുണ്ട് കാശ്മീരി പോന്നുണ്ട് ~ന്നക്കെ പറഞ്ഞിട്ട്

ന്നും പറയലില്ല കൊണ്ടുപോക്കൊന്നൂല്ലല്ലൊ. വെറുതേ വർത്താനം മാത്രേ ~ല്ലൂ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 പിന്നെ ഇതുപോലെ നമ്മള് ഇയിന്‍റെ വേറൊരു amount ണ്ടെ. ന്‍റെ പിന്നെ വേറെ branch ആ. അയില്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

register ല്ലാം ചെയ്ത് okay set ആയി, പെട്ടിയെല്ലാം കെട്ടി.

ഏർ എന്നിട്ട് ഇവള് പെട്ടിയെല്ലാ കെട്ടി കാത്തു നിക്കുമ്പളാ ഇവക്ക് call വര്ന്ന്,

ഇതല്ലേ നല്ലത് job കിട്ടീട്ട് അവനിക്ക് എവിടെയും പോവാല്ലോ. അത~

cancel അയി ഇപ്പൊ husband തിരിച്ചും പോയി ~ക്ക്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

ആഹ് പിന്നെ നമ്മള് ഇതന്നെയാ പണി. കു~ മറ്റേ മണാലി പോണം, മാലീ പോണം ആടെ പോണം ഈടെ പോണം.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

ഇന്നലെയാരുന്നില്ലേ നിങ്ങളെ വിവാഹ വാർഷികം? ക~ പറയണ്ട, നട്ടെല്ലൊടിഞ്ഞ്.

ഉം എന്ത് നമ്മളാഘോഷിക്കലൊന്നും ഇല്ലടെ. നമ്മള് ഈ എന്ത്ന് പരസ്പരം wish എയ്ത്. അത്രേ ഒള്ളൂ, ~മ്മള്എന്ത് വാ~ ന്നുച്ചാ എന്നും രാവിലെ കൊണ്ടോവും.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

ഉം എന്നിട്ട് എന്തുണ്ട് പിന്നെ അനഘേല്ലാം?

തന്നെയാ ഓള് വേറെന്തെം നല്ല course ചെയ്യാ~ പഠിക്കാ എന്തെല്ലോ course ~ള്ളേ

അമ്മോ ഞാൻ അതിന്‍റാത്തൊന്നും ഇടപെടേല്ല. അതെല്ലാ ഓ~

എന്തായാലും enjoy എയ്യട്ട്. കല്യാണൊന്നും കഴിഞ്ഞാ പിന്നെ enjoy നൊന്നും സമയം ~ണ്ടാവില്ല.

ഹാ കല്യാണെല്ലാം കഴിഞ്ഞു കഴിഞ്ഞേനാ ഓള് set ആ~ അയന്നെ പറഞ്ഞെ നിനക്കിപ്പം job set ആയില്ലേ? ഇജ് നീ CBSEexam എഴുതിണ്ടാ? എപ്പം ഒരു set ആയല്ലോ, ഒര് exam മ്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

ക~ കിട്ടുന്നില്ലാന്ന് തോന്ന്~ എനക്ക് തോന്ന്ന്ന് ഇപ്പത്തന്നെ net ന്‍റേ ജിയോന്‍റന്നെയാവുമ്പ ജിയോന്‍റെന്നെ ആയിട്ടാര്ക്കും.

ആഹ് അട്ത്ത അനക്കെപ്പഴാ break ഇണ്ടാവല്? നമുക്ക് lunch break ക്ക് ഒരു half

പിന്നെങ്ങനെ പ്രത്യേകിച്ചങ്ങനെ time എടുക്കില്ല അല്ലേ, ഏർ

തോന്നുന്ന് അല്ലെ, മറ്റേ എന്താ നീ അന്നേരം പറഞ്ഞേ അഹ് ഇവരടെ record ആ

അതെങ്ങനെയാ മറ്റേ നമ്മടെ ഏർ ഇതുപോലത്തെ തന്നെയാ, നമ്മടെ ഈ net ലെല്ലാം കാണുന്ന പോലെ തന്നെയാ?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

കാരണം ഓരോന്നിന്‍റാത്തൊന്നും ഇണ്ടാവൂല്ല.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

ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഏർ

ആഹ് ഇത് കൊറച്ച് പണിയിണ്ട്, ഇത് audio കേട്ടിട്ട് ആവുമ്പം

നീയയിന് എപ്പ വെരുന്നേ? ഞാനിനി ഇപ്പം വെരുന്നാഴ്ച്ച, ശനിയാഴ്ച ഞാനതൊക്കെ കയിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വെരാന്നാ വിചാ~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

നീ വാ നമ്മക്കെല്ലാരുക്കും കൂടി വ~ ഏർ ഏടേക്കും പോകാം.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

ഉം എല്ലാരോടും ചോയിച്ച് നോക്ക് ഏർ ന്നാല്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 hello എന്തൊക്കെയാടാ അൻ്റെ വർത്താനം ന്താ അവിടെ എന്തടാ സുഖാണ് അങ്ങനെ പോണ്ണ്ട് അല്ല അപ്പൊ എന്താ നാട്ടില് football കളി ഉണ്ടോ നിങ്ങളെ ആഹ് football കളിയൊക്കെ ഉണ്ട് ഇപ്പൊ മ്മളെ റമദാൻ മാസം അല്ലെ അപ്പൊ football ഒക്കെ ഒന്നും ഇല്ല അപ്പൊ football കളി നിർത്തി വചിക്കാണ് ഇപ്പൊഎ cricket ആണ് കളിക്കല് റമദാൻ മാസം ഇല്ലേ നോമ്പൊക്കെ എടുത്തിട്ടല്ലേ മ്മള് അപ്പൊ football കളിച്ച ക്ഷീണാവൂലെ ഏർ അപ്പൊ പ്പോ cricket ആണ് കളിക്കല് അവിടെങ്ങനെ പ്പോ അവിടെ അവിടെന്താ കളിക്കല്

അപ്പൊ ഒരു ആറര ഏഴുമണി ആവും ഞങ്ങള് കളി നിർത്തുമ്പോ അപ്പൊ പിന്നെ എന്തായാലും നോമ്പിന് football കളിച്ചിട്ട് കാര്യമില്ല നോമ്പല്ലേ അപ്പൊ മ്മള് ഞങ്ങളും പ്പോ cricket എന്ന്യാ കളിക്കല് അല്ല പിന്നെ football ഇത് ഏതാ position കളിക്കല് football ൽ ഞാന് ഏർ forward ആ കളിക്കല് എനിക്ക് forward ആണ് ചെറുപ്പം മുതലേ ഇഷ്ടം അപ്പൊ forward ആണ് ഇത്രേം കാലം കളിച്ചു വന്നിരിക്കണെ ഈഏതാ positon കളിക്കണേ football ലു ഞാന് stopper ആയിട്ടാണ് അതായത് backside ലാണ് കളിക്കല് എ കാര്യങ്ങളായിട്ട് അങ്ങനെ കളിക്കല് ചിലപ്പോ ചില ദിവസങ്ങളിൽ കളി ഒരു interest അതായത് ഞങ്ങളെ team ന്നു പറയുന്നതും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞാൻ ചിലപ്പോ forward ലൊക്കെ ഇറങ്ങി കളിക്കലുണ്ട് എനിക്ക് കുറച്ചു കളിക്കാൻ ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാല് stopper ആയിട്ടാണ് കളിക്കാൻ ഇഷ്ടം ഏർ അല്ലാ നീ forward കളിച്ചിട്ട് goal ഒക്കെ അടിക്കുന്നുണ്ടോ ആഹ് ക്കു വാശി വേണം നമ്മള് കളിക്കുമ്പോ കളിക്കുമ്പോ നമ്മക്ക് വാശി വേണം നമ്മള് വാശി ഉണ്ടെങ്കിൽ നമുക് ഒരു കളിക്കാൻ ഒരു interest ആക്കലോ ഏർ കളിക്കുമ്പോ തന്നെ ഒരു ഉന്മേഷം ഒക്കെ നമ്മക്ക് ജെ ജയിക്കണം ന്നുള്ള ഒരു ഉന്മേഷം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പില്ല ഈ stopper നിക്കുമ്പോ എങ്ങനെ അതേപോലെതന്നെ അല്ലെ feel ആഹ് stopper നിക്കുമ്പോ ഇതേമാതിരി തന്നെ football കളിയിൽ ന്നു ച്ചുകഴിഞ്ഞാല് stopper കാര്യങ്ങളൊക്കെ നോക്കും ഒരിക്ക നമ്മള് സാധാരണ പൊതുവെ ഈ ജനങ്ങള് കണക്കാക്കുന്നതെന്ത് വെച്ച് കഴിഞ്ഞാ stopper മാർക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല ഒന്നാമത് forward കൾ അല്ലെ goal അടിക്കുന്നത് അപ്പൊ ഓലാണ് പ്പോ കളിയിൽ വല്യ കളിക്കാർ അതേപോലെ goal അടിക്കാൻ goal keeper ആണ് നല്ല എന്ത് ച്ചുകഴിഞ്ഞാല് ഡിസംബർ team നകത്താണി നയിക്കണത് എ എന്ത് വെച്ചുകഴിഞ്ഞാ ഒന്നു ഒത്തിരി risk എടുത്തിട്ടാണ് ഒരു team നെ goal അടിപ്പിക്കുക ആദ്യം അതായത് എതിർ team നെ goal അടിപ്പിക്കാത്തൊരു risk ലു ക്ക് കളിക്കണത് അല്ല പിന്നെ football ൽ അൻ്റെ team ഏതാണ് football ൽ എൻ്റെ team പറഞ്ഞാല് ഞാന് റൊണാൾഡോ നെആശ്രയിച്ചാണ് നിക്കുന്നത് അപ്പൊ പൊച്ചുഗലാണ് അല്ല അൻ്റെ team ഏതാണ് football ൽ എൻ്റെ team ബ്രസീൽ ആണ് അഞ്ചു തവണ world cup ഉം കാര്യങ്ങളും എടുത്ത team ആണ് മ്മളെ team ഏർ നമ്മക്ക് ആരോടും എന്തും ചെയ്യാനും പറയാനും എല്ലാം ഉള്ള ഒരു അടിപൊളി team ആണ് പിന്നെ ഇക്കുറി ഇങ്ങളെ world cup ലു ഇങ്ങളെ team ഏത് ഇതിനാണ് പുറത്തായത് ഞങ്ങള് ആഹ് മൊറോക്കോ ന്നു പറഞ്ഞ team ൻ്റെ ഒപ്പാണ് world cup ന്ന് പുറത്തായത് അൻ്റെ team ബ്രസീൽ അല്ലെ നിങ്ങള് ഇതിനായിട്ടാ പുറത്തായത് പ്പോ ഞങ്ങള് ചങ്ങായി ഞങ്ങള് ക്രോയേഷ്യ ആയിട്ടാ അതും penalty ക്കാ തോറ്റത് ഭയകര interest ഇല്ല കളിയർന്നു കാരണം last തൊണ്ണൂറ് minute കഴിഞ്ഞിട്ട് ഞങ്ങളെ നെയ്മർ നല്ല അടിപൊളി goal അടിച്ചു പക്ഷെ goal അടിച്ചു പക്ഷെ ന്ത ച്ചാ അധികം മറ്റൊരു നാല് minute defend ചെയ്യാൻ ആ team നു കഴിഞ്ഞില്ല അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കി

ഹും പണ്ടൊക്കെ ബ്രസീൽ ന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി പെലെ ഒക്കെ ഉണ്ടാകുമ്പോ കക്ക ഓലൊക്കെ ഉണ്ടാകുമ്പോ നല്ലൊരു അടിപൊളി കളിയാ റൊണാൾഡോ ഓകെ ഉണ്ടാകുമ്പോ അതേപോലെ റൊണാൾഡോ റൊസാരിയോ പിന്നെ അങ്ങനെ ഓലൊക്കെ ഉണ്ടാകുമ്പോ നല്ല അടിപൊളി കളിയായിരുന്നു നല്ല interest ഉള്ള കളിയായിരുന്നു കളി കാണാൻ തന്നെ ഒരു ഇതായിരുന്നു ല്ല അൻ്റെ favourite player ആരാണ് football ലു ഞാൻ പറഞ്ഞില്ലേ ഞാന് ആണ് പ്പോ ഈ പോർച്ചുഗലാണ് അത് റൊണാൾഡോ ണ് favourite player എന്നെ ഈ നെയ്മറിൻ്റെ fan ആണ് ല്ലേ ഉം ഈ ലു നിൻ്റെ team ഏതാ അത് പിന്നെ പറയണ്ടേ ഞാനിത് നെയ്മർൻ്റെ fan ആണ് എനിക്കവൻ്റെ കളിയും കാര്യങ്ങളുമൊക്കെ നല്ല dribbling ഉം skills ഉം കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടാണ് പ്പോ ഉം കാര്യങ്ങളും ഒന്നും കിട്ടീട്ടില്ല എല്ലാവരും ചോദിക്കും എന്തിനാ വെറുതെ അവൻ്റെ കൂടെ കൂടുന്ന് ഉണ്ടോ world cup ഉണ്ടോ ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കും പക്ഷെ എനിക്ക് എന്തച്ചു കഴിഞ്ഞാ അവൻ്റെ കളിയിലാണ് എൻ്റെ ഒരു താല്പര്യം എനിക്ക് നല്ല dribbling ഉം കാര്യങ്ങളൊക്കെ നല്ല കാണുമ്പോ തന്നെ നല്ല രസമുള്ളൊരു കളിയായിരിക്കും അതായത് club wise team ന്നു വെച്ച് കഴിഞ്ഞാല് എനിക്ക് PSK ന PSK ൻ്റെ കളിന്നു വെച്ച് കഴിഞ്ഞാല് PSK എത്ര കളിച്ചാലും അപ്പൊ കഴിഞ്ഞ season രണ്ടായിരത്തി ഇരുപത്തൊന്ന് season ൽ final ലാണ് അവർ പൊട്ടിയത് simple ആയിട്ട് cup ഇരുപത് ഇരുപത്തിലാ ന്നു തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇരുപതിൽ ആണ് ന്നു പറഞ്ഞിട്ടൊരു കുട്ടി നല്ല കളി കളിച്ചു എല്ലാകുറിയും നല്ല team ഉണ്ടാകും പക്ഷെ team നു ങ്ങട് വിജയിക്കാൻ കഴിയുന്നില്ല club wise ലെന്നെ team ഏതാണ് team നെ ഞാൻ പറഞ്ഞു തരാം റൊണാൾഡോ നെ ആശ്രയിച്ചു നിക്കാണ് അദ്ദേത്തിനെ ആണ് നിക്കുന്നെ പ്പോ നാട്ടിലിപ്പോ ഏത് team ആണ് പോകണ്ടായപ്പോ ഇതാ അടുത്ത team അതല്ലേ പ്പോ നാട സഹിച്ചു നിക്കാ അത്രേ ഉള്ളു മ്മളിപ്പോ കരുതീക്കുണ്‌ പ്പോ ഈ റൊണാൾഡോൻ്റെ കുറെ haters കൂടിക്കൂടി വരുന്നുണ്ട് അങ്ങനത്തെ ഒരു player ആണ് അതുപോലെതന്നെ നെയ്‌മർൻ്റെയും haters കൂടിക്കൂടി വരുന്നുണ്ട് നെയ്‌മർ പറഞ്ഞാ ഒരു നല്ല player എന്നെ കാരണം world cup ഉം ഒന്നും ഇല്ല ന്നു പറഞ്ഞാലും അത്രേം നല്ല player ആണ് ഇതൊന്നും ഇല്ലാതെ ഇത്രേം fans ഉണ്ടാക്കി എടുക്കാ ന്നു പറഞ്ഞാ തന്നെ അത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ അപ്പൊ ഈ നെയ്മറെ ഇഷ്ടപ്പെടാനുള്ള reason എന്താണ് ഞാൻ പറഞ്ഞില്ലേ നെയ്മർ നെ ഇഷ്ടപ്പെടാനുള്ള main reason എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കളി അതായത് skill ആര് ആണെങ്കിലും dribble ചെയ്യുന്ന പോലെ അടിപൊളി ആയിട്ട് skill ചെയ്തു കളിക്കാനൊരു കഴിവ് അവനിക്ക് ഉണ്ട് ballon d'or കിട്ടീട്ടില്ല സംഭവം okay പക്ഷെ അത് ഈ കളിയില് ഇ കാണുമ്പോ ballon d'or കിട്ടണം നൊന്നുമില്ല കളി നമ്മളെ കാണുമ്പോ ന്നു വെച്ചാല് ഈ ballon d'or ന്നു വെച്ച് കഴിഞ്ഞാല് അതൊരു club wise കൊടുക്കുന്നൊരു അംഗീകാരമാണ് അപ്പോ അപ്പൊ കിട്ടണം എന്നില്ല ചില time ലു ഏർ അപ്പൊ എന്ത് വെച്ച് കഴിഞ്ഞാല് അൻ്റെ റൊണാൾഡോ ക്ക് എത്ര ballon d'or കിട്ടിക്കുന്നു റൊണാൾഡോക്ക് ഇപ്പൊ നിലവിൽ അഞ്ചു ballon d'or ആണ് കിട്ടിയേക്കുന്നത് അപ്പൊ അഞ്ചു ballon d'or ആണ് കുട്ടിക്കുണു പ്പോ ballon d'or പറയുന്ന പോലെ ballon d'or ഒന്നും അല്ല കാര്യം അത് കളി കളിച്ചിട്ടാണ് അതെന്നെ അല്ല അഞ്ചു ballon d'or കിട്ടിയ ആണ് റൊണാൾഡോ ഒക്കെ പ്പോ പ്പോ നിങ്ങളെ നാട്ടിലെ ഇങ്ങനെ ഈ tournament ഒക്കെ ഉണ്ടാവാറുണ്ടോ football ൻ്റെ ഒക്കെ ആഹ് പിന്നെന്താ tournament ഉം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പ്പോ കഴിഞ്ഞ season ലു പരിപാടി കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പ്രാവശ്യം എന്തൊക്കെ കഴിഞ്ഞാല് നമ്മളെ നോമ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം അതിൻ്റെ മുമ്പ് കഴിഞ്ഞ മാസം വരെ പ്പോ എല്ലാം ഞങ്ങളെ club wise ലു team ഉം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അല്ലെ ചെക്കമ്മാരെ ഒക്കെ ഇറക്കികൊണ്ട് കളിയും കാര്യങ്ങളും ഒക്കെ കുറച്ചു നല്ല എല്ലാ club ലു കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ പുറത്തുപോയി കളിക്കാലൊക്കെ ഉണ്ടോ ആഹ് പുറത്തുപോയി കളിക്കാലൊക്കെ ഉണ്ടയിരുന്നു ഇവിടെ ഒരു നാലഞ്ചു മാസമൊക്കെ നല്ല കളിയായിരുന്നു പിന്നെ പ്പോ കുറെ ആള്ക്കാര് ഗൾഫ് പോയിട്ട് അങ്ങനെ ഓരോ സ്ഥലത്തു പണിക്ക് പണിക്കു കേറീട്ടെ പ്പോ അങ്ങനെ പുറത്തുപോയി കളിക്കാ അതൊക്കെ അതൊന്നും ഇല്ല പ്പോ അത് നിങ്ങളന്നു പറഞ്ഞു പുറത്തുപോയി കളിക്കാർന്ന ആൾക്കാർ ഉണ്ടായിരുന്നു കൊണ്ടുപോകാനും കളിക്കാനൊക്കെ ഇപ്പൊ എല്ലാരും പണിയൊക്കെ കൂടി ആയിട്ടേ ഗഫിലൊക്കെ ആണ് അപ്പൊ ഇപ്പോ അങ്ങനെ പോക്കില്ല നിങ്ങളെങ്ങനെ ഈ കാളിക്കൊക്കെ പോകോ team ലൊക്കെ ഇറങ്ങി കൊടുക്കലുണ്ടോ അയ് team പറയുന്ന അത്ര മാത്രമുള്ള കളിയൊന്നും നമ്മളില്ല എന്ത് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളെ അതുപോലെ നമ്മള് ചെറുക്കന്മാര് നാട്ടിലെ ചെറുക്കന്മാര് കൂടീട്ടുള ഒരു തട്ടീം മുട്ട് കളി അങ്ങനെ ഉള്ളൊരു കളിയെ ഉള്ളു അല്ലാണ്ട് team കൊടുക്കാൻ മാത്രമുള്ള കളിയൊന്നും നമ്മളില്ല ന്നാലും അവരായിട്ടു കളിക്കുമ്പോ നല്ല interest ൽ കളിയായിട്ടാണ് കാണല് അയിനെ ചെലപ്പോ വാശിയേറിയ കളിയൊക്കെ ചിലപ്പോ പഴത്തിനൊക്കെ വേണ്ടി നമ്മള് കളിക്കലുണ്ട് season ഉം കാര്യങ്ങളൊക്കെ ആവുമ്പൊ നല്ല കൊലയൊക്കെ അതായത് ആറുമണി ആറര ആയാല് ബാങ്ക് കൊടുത്ത time ലാ നമുക്കൊരു അരങ്ങു വരിക ഇതേമാതിരി ഞങ്ങള് ഒരു കളിക്കുമ്പോ രണ്ട് ഒന്ന് ആയിരുന്നു അതായത് ബാങ്ക് കൊടുത്തിട്ട് കളി നിർത്തി ൻ്റെ time ൽ നമ്മള് രണ്ടാമത് world അപ്പോളൊക്കെ ഉള്ള ആ കളിൻ്റെ feel ഭയങ്കര interest ആയിരുന്നു അപ്പൊ കളിയ്ക്കാൻ ആഹ് താങ്കൾക് ഈ football ആണോ cricket ആണോ കൂടുതലിഷ്ടം എനിക്കിപ്പോ നിലവില് cricket വല്യ താല്പര്യമില്ല കാരണം football ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു game ന്നു പറഞ്ഞാൽ കാരണം cricket എന്തോ എനിക്കങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആഹ് ചെറുപ്പം മുതലേ football കളിച്ചു ശീലായിട്ടാ എന്താ അറീല cricket എനിക്ക് വല്ലാതെ ഇഷ്ടമില്ല ഞാൻ football നെയാണ് ഇപ്പൊ support ചെയ്യണ പ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടുള്ള game ഉം football എന്നെ നിങ്ങക്ക് നിങ്ങക്ക് എങ്ങനെയാണു cricket ആണോ അതോ football ആണോ favourite എനിക്ക് രണ്ടും ഒരേപോലെയാ എന്ത് വെച്ച് കഴിഞ്ഞാ cricket ന്നു വെച്ച് കഴിഞ്ഞാ ഞാൻ ഇടക്ക് cricket കളിക്കും cricket നു നല്ല താല്പര്യം തോന്നലിണ്ട് football ൻ്റെ season ആവുമ്പൊ football കളിക്കുമ്പോ അതിനു നല്ല താല്പര്യം എനിക്ക് രണ്ടു കളിക്കും ഭയങ്കര ഇഷ്ടാണ് നല്ല കളി ഇല്ലന്ന് ഉണ്ടെങ്കിലും നമുക്ക് രണ്ടു കളിക്കും ഒരു interest ഇല്ല കളിയാണ് അതായത് ചെക്കമ്മാരെ ഒക്കെ കൂട്ടി നമ്മളു വൈന്നേരത്തെ കളിക്കാൻ പോക്കും football ആണെങ്കിലും cricket ആണെങ്കിലും ഒകെ വൈന്നേരൊക്കെ കളിയ്ക്കാൻ പോകും പിന്നെ അല്ല ഈയ്യ് team ലൊക്കെ ഇറങ്ങി കൊടുക്കലുണ്ടോ ഞാന് ഇറങ്ങിക്കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു പ്പോ ഈ corona ക്കു ശേഷം ഞാ corona ക്കു മുമ്പ് ആർന്നു ഞാന് ആഹ് അധികം team ലൊക്കെ ഇറങ്ങിക്കൊടുക്ക നമ്മളെ team ഒക്കെ പോയിന്നു ഇപ്പൊ കുറച്ചു ഇപ്പൊ corona ക്കു ശേഷം ഞാൻ അങ്ങനെ അങ്ങനെ എവിടേം കളിക്കാനൊന്നും പോക്കില്ല അപ് ആഹ് corona വന്ന രണ്ടു കൊല്ലം അങ്ങനെ പോയി വീട്ടിലിരുന്ന് കളി കളിനോടുള്ള interest ചെറുതായിട്ട് വിട്ടു പിന്നെ പുറത്തുപോയി കളിക്കാനുള്ള ഒരു interest പോയി അപ്പൊ പുറത്തേക്കൊന്നും പോവില്ല പ്പോ നാട്ടില് കളിക്കുന്നുണ്ടെങ്കിൽ പോയി കളിക്ക ന്നല്ലാത

ഞാന് പുറത്തു പോയുള്ള കാളി നിർത്തിയേക്കുണു ഏർ നിങ്ങളെങ്ങനെയാ ഇപ്പൊ ആട കളി ഞങ്ങളെ കളി ഈ പറഞ്ഞ മാതിരി പുറത്തുപോയിട്ട് നമ്മളെ team ആരും കളിക്കലൊന്നുമില്ല ഇലപോലെ അങ്ങനെ ഞങ്ങളൊരു അഞ്ചു മണി അഞ്ചേകാല് ആവുമ്പൊ ഒരു അഞ്ചേകാലോക്കെ കുട്ടീം കൊണ്ടാ ഒരു പത്തു പന്ത്രണ്ടൾക്കാര്‌ കൂട്ടിയെങാണ്ട് നമ്മള് കളിയ്ക്കാൻ പോവും എന്താ ന്ന വെച്ച് കഴിഞ്ഞ അങ്ങനെയല്ലായിരുന്നു നമ്മള് team ഉണ്ടായിരുന്നു അത് എൻ്റെ ഒക്കെ age ലു വരുന്ന ഞങ്ങള് കുറച്ചു ചെറുപ്പക്കാര് നമ്മളൊരു പത്തു പതിനഞ്ചു ആൾക്കാരൊക്കെ പോയിരുന്നാല് എന്താ കളിയില്ല കളിയിലെല്ലാരും boot ഒക്കെ വാങ്ങീട്ട് track നല്ല അടിപൊളി കാര്യങ്ങൾ കളിയൊക്കെ കളിച്ചു നല്ല interest ഉള്ള കളി ആയിരുന്നു അന്നൊക്കെ ഇപ്പൊ ചെറിയ ചെക്കമ്മാര് ആവുമ്പൊ മ്മക്ക് കളിക്കാനൊരു interest ഇല്ല കാരണം നമ്മളെ age ലു ന്നു വെച്ച് കഴിഞ്ഞാല് ഒരു നാലഞ്ചു ചെക്കമ്മാര് ഉണ്ടാവുമ്പോ ആ ചെറിയ ചെറിയ ചെക്കൻ plus one ഓ plus two ലോ പഠിക്കുന്ന ചെറിയ ചെക്കന്മാറാവുമ്പോ ഞമ്മക്ക് കളിക്കാനൊരു interest വരുന്നില്ല അല്ലാണ്ട് പ്രായത്തിനൊപ്പം പ്രയൊക്കെ ഉണ്ട് വെച്ചിട്ട് ഈ കളിക്കലുണ്ട് പ്പോ daily

നമ്മള് രാവിലെ ഒരാറു മണിക്ക് പന്തും boat ഒക്കെ എടുത്ത് ഇറങ്ങും എന്നിട്ട് കളിച്ചാൻ പോകും രാവിലെം കളിക്കും വൈന്നേരവും കളിക്കും അപ്പൊ നല്ലൊരു അനുഭവേനു അതൊക്കെ ഓർക്കുമ്പോ നല്ലൊരു സങ്കടമുണ്ട് കാരണം അപ്പൊ അപ്പൊ ഒപ്പം കളിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ ഓരോരോ സ്ഥലത്താണ് പണിക്കു ഇറങ്ങീട്ടും അങ്ങനെ ഓരോരോ തിരക്ക് കൂടിയാണ് അപ്പൊ അങ്ങനെത്തെ ഒക്കെ കുറെ ഏർ ഓർമകളുണ്ട് നിങ്ങളെ ആട എങ്ങനെ ഇങ്ങനെ രാവിലെം വൈന്നേരവും ഒക്കെ കളിക്കലുണ്ടായിരുന്നോ ആഹ് ഈ പറഞ്ഞ പോലെത്തന്നെ corona time ലു നമ്മള് വന്നാല് രാവിലെം വൈന്നേരവും ഒക്കെ കളിക്കും അതായത് ഞങ്ങളെയിലൊരു ആളുണ്ടായിരുന്നു കുറച്ചു ഇതായിക്കുന്നു ആള് ഗൾഫിൽ ന്നു വന്നിട്ട് ആൾക്ക് ഭയങ്കര കമ്പല്ലാണ് cricket ല്ലെങ്കിൽ football അതേപോലെ അങ്ങനത്തെ കളികള് ഭയങ്കര interest ലാണ് അപ്പൊ ആളെന്നെ ഞങ്ങളെ രാവിലെ ഒരു അഞ്ചുമണി അഞ്ചര ആവുമ്പൊ വിളിച്ചു ണീപ്പിച്ചു ഞങ്ങളൊരു അഞ്ചെട്ടുപത്ത് പന്ത്രണ്ടു ആൾക്കാരെ കൊണ്ടുപോയി ഞങ്ങളൊരു ആറാറര ആവുമ്പൊ രാവിലെ കളി തുടങ്ങി